എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമസ്ക്കാരം
ഒരിക്കൽ കൂടി മൻ കി ബാത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു
ഈ പരിപാടി 95ാം അദ്ധ്യായമാണ്
മൻ കി ബാത്തിന്റെ നൂറിലേക്ക് നമ്മൾ അതിവേഗം നീങ്ങുകയാണ്
130 കോടി നാട്ടുകാരുമായി ബന്ധപ്പെടാനുള്ള മറ്റൊരു മാധ്യമമാണ് എനിയ്ക്കീ പരിപാടി
ഓരോ അദ്ധ്യായത്തിന് മുമ്പും ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ധാരാളം കത്തുകൾ വായിക്കുന്നതും കുട്ടികൾ മുതൽ മുതിർന്നവർവരെയുള്ളവരുടെ ഓഡിയോ സന്ദേശങ്ങൾ കേൾക്കുന്നതും എനിക്ക് ഒരു ആത്മീയ അനുഭവം പോലെയാണ്
സുഹൃത്തുക്കളേ ഒരു അദ്വിതീയ സമ്മാനത്തിന്റെ ചർച്ചയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
തെലങ്കാനയിലെ രാജണ്ണ സിർസില്ല ജില്ലയിൽ നെയ്ത്തുകാരനായ ഒരു സഹോദരനുണ്ട്
യെൽധി ഹരിപ്രസാദ് ഗാരു
സ്വന്തം കൈകൊണ്ട് നെയ്ത ജി20 ലോഗോ അദ്ദേഹം എനിക്ക് അയച്ചുതന്നിട്ടുണ്ട്
ഈ അത്ഭുതകരമായ സമ്മാനം കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു
ഹരിപ്രസാദ് തന്റെ കലയിൽ വളരെ നിപുണനാണ് അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു
കൈകൊണ്ട് നെയ്ത ജി20 ലോഗോയ്ക്കൊപ്പം ശ്രീ
ഹരിപ്രസാദ് എനിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്
അടുത്ത വർഷം ജി20 ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് അഭിമാനകരമാണെന്ന് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട്
രാജ്യത്തിന്റെ ഈ നേട്ടത്തിന്റെആഹ്ളാദത്തിലാണ് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ജി20ന്റെ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത്
നെയ്ത്തിന്റെ ഈ അത്ഭുതകരമായ കഴിവ് പിതാവിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച അദ്ദേഹം ഇന്ന് തികഞ്ഞ ആവേശത്തോടെ അതിൽ ഏർപ്പെടുന്നു
സുഹൃത്തുക്കളേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ജി20 ലോഗോയും ഇന്ത്യയുടെ പ്രസിഡൻസിയുടെ വെബ്സൈറ്റും പ്രകാശനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു
ഒരു ജനകീയ മത്സരത്തിലൂടെയാണ് ഈ ലോഗോ തിരഞ്ഞെടുത്തത്
ഹരിപ്രസാദ് ഗാരു അയച്ച ഈ സമ്മാനം കിട്ടിയപ്പോൾ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു
തെലങ്കാനയിലെ ഒരു ജില്ലയിൽ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ജി20 പോലുള്ള ഉച്ചകോടിയുമായി എത്രമാത്രം ബന്ധമുണ്ടെന്ന് കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്
ഇന്ന് ഹരിപ്രസാദ് ഗാരുവിനെപ്പോലെ പലരും എനിക്ക് കത്തയച്ചിട്ടുണ്ട് രാജ്യം ഇത്രയും വലിയ ഒരു ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചതിന്റെ പേരിൽ ഹൃദയം അഭിമാനപൂരിതമായെന്ന്
പൂനെയിൽ നിന്നുള്ള ശ്രീ
സുബ്ബറാവു ചില്ലാരയുടെയും കൊൽക്കത്തയിൽ നിന്നുള്ള ശ്രീ
തുഷാർ ജഗ്മോഹന്റെയും സന്ദേശവും ഞാൻ നിങ്ങളെ അറിയിക്കാം
ജി20നെ സംബന്ധിച് പരപ്രേരണ കൂടാതെ സംരംഭങ്ങളിൽ മുൻകൈ എടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ അവർ വളരെയധികം അഭിനന്ദിച്ചു
സുഹൃത്തുക്കളേ ജി20 ന് ലോക ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ലോക വ്യാപാരത്തിൽ നാലിൽ മൂന്ന് പങ്കും ലോക ജിഡിപിയിൽ 85 വിഹിതവുമുണ്ട്
നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ
3 ദിവസത്തിന് ശേഷം അതായത് ഡിസംബർ 1 മുതൽ ഇന്ത്യ ഇത്രയും വലിയ ഒരു സംഘടനയുടെ ഇത്രയും ശക്തമായ ഒരു സംഘടനയുടെ അധ്യക്ഷത വഹിക്കാൻ പോകുന്നു
എത്ര മഹത്തായ അവസരമാണ് ഇന്ത്യയ്ക്ക് ഓരോ ഇന്ത്യക്കാരനും ലഭിച്ചിരിക്കുന്നത്
സ്വാതന്ത്ര്യത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഈ ഉത്തരവാദിത്തം ലഭിച്ചതിനാൽ ഇത് കൂടുതൽ സവിശേഷമായി മാറുന്നു
സുഹൃത്തുക്കളേ ജി20 ന്റെ അധ്യക്ഷസ്ഥാനം നമുക്ക് ഒരു മികച്ച അവസരമായി മാറിയിരിക്കുന്നു
നാം ഈ അവസരം പൂർണ്ണമായി ഉപയോഗിക്കുകയും ആഗോള നന്മ ലോകക്ഷേമം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം
സമാധാനമോ ഐക്യമോ പരിസ്ഥിതിയോടുള്ള സംവേദനക്ഷമതയോ അല്ലെങ്കിൽ സുസ്ഥിര വികസനമോ ആകട്ടെ ഇവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾക്ക് ഇന്ത്യയുടെ പക്കൽ പരിഹാരമുണ്ട്
ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന വിഷയം നമ്മൾ നൽകിയത് വസുധൈവ കുടുംബകത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്
നാം എപ്പോഴും പറയും
ഓം സർവേഷാം സ്വസ്തിർ ഭവതു
സർവേഷാം ശാന്തിർ ഭവതു
സർവേഷാം പൂർണം ഭവതു
സർവേഷാം മംഗളം ഭവതു
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ
അതായത് എല്ലാവർക്കും ക്ഷേമവും എല്ലാവർക്കും സമാധാനവും എല്ലാവർക്കും പൂർണതയും എല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണം
വരും ദിവസങ്ങളിൽ ജി20ഉമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കും
ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നിങ്ങളുടെ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും
നിങ്ങളുടെ സംസ്കാരത്തിന്റെ വിവിധവും വിശിഷ്ടവുമായ വർണ്ണങ്ങൾ നിങ്ങൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
കൂടാതെ ജി20 ലേക്ക് വരുന്ന ആളുകൾ ഇപ്പോൾ പ്രതിനിധികളായി വന്നാലും ഭാവിയിലെ വിനോദസഞ്ചാരികളായി അവർ എത്തുമെന്ന് നിങ്ങൾ ഓർക്കണം
നിങ്ങളോടെല്ലാം എനിക്ക് ഒരു അഭ്യർത്ഥനകൂടിയുണ്ട്
പ്രത്യേകിച്ച് എന്റെ യുവസുഹൃത്തുക്കളോട് അഭ്യർത്ഥനയുണ്ട് ഹരിപ്രസാദ് ഗാരുവിനെപ്പോലെ നിങ്ങളും ഒരുതരത്തിൽ അല്ലെങ്കിൽ മറ്റൊരുതരത്തിൽ ജി20ന്റെ ഭാഗമാകണം
ജി20ന്റെ ഇന്ത്യൻ ലോഗോ വളരെ കൂളായി സ്റ്റൈലായി വസ്ത്രങ്ങളിൽ ചേർക്കാം ആലേഖനം ചെയ്യാം
സ്കൂളുകളോടും കോളേജുകളോടും സർവ്വകലാശാലകളോടും ജി20 യുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും സംവാദങ്ങൾക്കും മത്സരങ്ങൾക്കും അതത് സ്ഥലങ്ങളിൽ അവസരമൊരുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു
g20
in എന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് അവിടെ ധാരാളം കാര്യങ്ങൾ കണ്ടെത്തും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നവംബർ 18ന് ബഹിരാകാശ മേഖലയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത് രാജ്യം മുഴുവൻ കണ്ടു
ഈ ദിവസം ഇന്ത്യയുടെ സ്വകാര്യമേഖല രൂപകല്പന ചെയ്ത് തയ്യാറാക്കിയ ആദ്യ റോക്കറ്റ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയച്ചു
വിക്രംഎസ് എന്നാണ് ഈ റോക്കറ്റിന്റെ പേര്
തദ്ദേശീയമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പിന്റെ ഈ ആദ്യ റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചരിത്രപരമായ പറക്കൽ നടത്തിയപ്പോൾ തന്നെ ഓരോ ഇന്ത്യക്കാരനും അത് അഭിമാനമായി
സുഹൃത്തുക്കളേ വിക്രംഎസ് റോക്കറ്റ് നിരവധി സവിശേഷതകൾകൊണ്ട് സജ്ജമാണ്
ഇത് മറ്റ് റോക്കറ്റുകളേക്കാൾ ഭാരം കുറഞ്ഞതും ചെലവ്കുറഞ്ഞതുമാണ്
ബഹിരാകാശ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ ചെലവിനേക്കാൾ വളരെ കുറവാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്
കുറഞ്ഞ ചെലവിൽ ലോകോത്തര നിലവാരം ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ ഇപ്പോൾ അത് ഇന്ത്യയുടെ ഐഡന്റിറ്റിയായി മാറിയിരിക്കുന്നു
ഈ റോക്കറ്റ് നിർമ്മിക്കാൻ മറ്റൊരു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചു
ഈ റോക്കറ്റിന്റെ ചില പ്രധാന ഭാഗങ്ങൾ 3ഡി പ്രിന്റിംഗ് വഴിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും
യഥാർത്ഥത്തിൽ വിക്രംഎസ് വിക്ഷേപണ ദൌത്യത്തിന് നൽകിയ പ്രാരംഭ് എന്ന പേര് തികച്ചും അനുയോജ്യമാണ്
ഇത് ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ മേഖലയ്ക്ക് ഒരു പുതിയ യുഗത്തിന്റെ ഉദയത്തെ അടയാളപ്പെടുത്തുന്നു
രാജ്യത്ത് ആത്മവിശ്വാസം നിറഞ്ഞ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണിത്
ഒരു കാലത്ത് കടലാസ് വിമാനം കൈകൊണ്ട് പറത്തിയിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വിമാനം നിർമ്മിക്കാൻ അവസരം ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിഭാവനം ചെയ്യാം
ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി ആകാശത്ത് രൂപങ്ങൾ വരച്ചിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ റോക്കറ്റ് നിർമ്മിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിഭാവനം ചെയ്യാം
സ്വകാര്യ മേഖലയ്ക്ക് ഇടം തുറന്നതോടെ യുവാക്കളുടെ ഈ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുകയാണ്
റോക്കറ്റുകൾ നിർമ്മിക്കുന്ന ഈ യുവാക്കൾ പറയുന്നു ആകാശത്തിന് അതിരുകളില്ല
സുഹൃത്തുക്കളേ ബഹിരാകാശ മേഖലയിലെ വിജയം അയൽരാജ്യങ്ങളുമായും ഇന്ത്യ പങ്കിടുന്നു
ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം ഇന്നലെയാണ് ഇന്ത്യ വിക്ഷേപിച്ചത്
ഈ ഉപഗ്രഹം ഭൂട്ടാന്റെ പ്രകൃതിവിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന വളരെ ഉയർന്ന റെസല്യൂഷൻ ഉള്ള ചിത്രങ്ങൾ അയയ്ക്കും
ഈ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ശക്തമായ ഇന്ത്യഭൂട്ടാൻ ബന്ധത്തിന്റെ പ്രതിഫലനമാണ്
സുഹൃത്തുക്കളേ കഴിഞ്ഞ ചില മൻ കി ബാത്ത് അദ്ധ്യായങ്ങളിൽ നമ്മൾ ബഹിരാകാശം സാങ്കേതികവിദ്യ ഇന്നൊവേഷൻ എന്നിവയെക്കുറിച്ച് ധാരാളം സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം
ഇതിന് രണ്ട് പ്രത്യേക കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ യുവാക്കൾ ഈ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്നു എന്നതാണ്
തെയ് അരെ തിങ്കിങ് ബിഗ് ആൻഡ് അച്ചീവിംഗ് ബിഗ് ഇപ്പോൾ ചെറിയ നേട്ടങ്ങളിൽ അവർ തൃപ്തരാകാൻ പോകുന്നില്ല
രണ്ടാമതായി നവീകരണത്തിന്റെയും മൂല്യനിർമ്മിതിയുടെയും ഈ ആവേശകരമായ യാത്രയിൽ അവർ തങ്ങളുടെ യുവസഹപ്രവർത്തകരെയും സ്റ്റാർട്ടപ്പുകളേയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്
സുഹൃത്തുക്കളേ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട പുതുമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഡ്രോണുകളെ മറക്കാനാകും ഡ്രോണുകളുടെ മേഖലയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണ്
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹിമാചൽ പ്രദേശിലെ കിന്നൌറിൽ നിന്ന് ഡ്രോണുകൾ വഴി ആപ്പിൾ കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു
ഹിമാചലിലെ ഒരു വിദൂര ജില്ലയാണ് കിന്നൌർ
ഈ സീസണിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്
ഇത്രയും മഞ്ഞുവീഴ്ചയോടെ സംസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളുമായുള്ള കിന്നൌറിന്റെ ബന്ധം ആഴ്ചകളോളം വളരെ പ്രയാസകരമാണ്
അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള ആപ്പിൾ നീക്കവും വളരെ ബുദ്ധിമുട്ടാണ്
ഇപ്പോൾ ഡ്രോൺ സാങ്കേതികവിദ്യായുടെ സഹായത്തോടെ ഹിമാചലിലെ സ്വാദിഷ്ടമായ കിന്നൌരി ആപ്പിൾ കൂടുതൽ വേഗത്തിൽ ആളുകളിലേക്ക് എത്താൻ തുടങ്ങും
ഇത് നമ്മുടെ കർഷക സഹോദരങ്ങളുടെ ചെലവ് കുറയ്ക്കും
ആപ്പിൾ കൃത്യസമയത്ത് വിപണിയിൽ എത്തും ആപ്പിൾ പാഴാകുന്നത് കുറയും
സുഹൃത്തുക്കളേ നേരത്തെ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടുകാർ തങ്ങളുടെ നൂതനാശയങ്ങളിലൂടെ സാധ്യമാക്കുന്നു
ഇത് കണ്ടാൽ ആരാണ് സന്തോഷിക്കാത്തത് സമീപ വർഷങ്ങളിൽ നമ്മുടെ രാജ്യം നേട്ടങ്ങളുടെ ഒരു നീണ്ട പാതയിൽ എത്തിയിരിക്കുന്നു
നമ്മൾ ഭാരതീയർ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ഈ യാത്ര ഇപ്പോൾ നിർത്താൻ പോകുന്നില്ലെന്ന് എനിക്ക് പൂർണ വിശ്വാസമുണ്ട്
പ്രിയപ്പെട്ട നാട്ടുകാരേ നിങ്ങൾക്കായി ഞാൻ ഒരു ശബ്ദശകലം കേൾപ്പിക്കാം

ഗാനം

നിങ്ങളെല്ലാം എപ്പോഴെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടാകും
എല്ലാത്തിനുമുപരി ഇത് ബാപ്പുവിന്റെ പ്രിയപ്പെട്ട ഗാനമാണ് പക്ഷേ ഇത് പാടിയ ഗായകർ ഗ്രീസിൽ നിന്നുള്ളവരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അതിശയിക്കും ഈ കാര്യം നിങ്ങളിൽ അഭിമാനം നിറയ്ക്കും
ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഗ്രീസ് ഗായകൻ കോൺസ്റ്റാന്റിനോസ് കലൈറ്റ്സിസ് ആണ്
ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷിക ആഘോഷത്തിനിടെയാണ് അദ്ദേഹം ഇവിടം സന്ദർശിച്ചത്
എന്നാൽ ഇന്ന് ഞാൻ അത് ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാരണത്താലാണ്
അദ്ദേഹത്തിന് ഇന്ത്യയോടും ഇന്ത്യൻ സംഗീതത്തോടും വലിയ അഭിനിവേശമുണ്ട്
കഴിഞ്ഞ 42 നാല്പത്തിരണ്ട് വർഷങ്ങളിൽ അദ്ദേഹം മിക്കവാറും എല്ലാ വർഷവും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്
ഇന്ത്യൻ സംഗീതത്തിന്റെ ഉത്ഭവം വ്യത്യസ്ത ഇന്ത്യൻ സംഗീത സംവിധാനങ്ങൾ വ്യത്യസ്തതരം രാഗങ്ങൾ താളങ്ങൾ രസങ്ങൾ വ്യത്യസ്ത ഘരാനകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു
ഇന്ത്യൻ സംഗീതത്തിലെ നിരവധി മഹാരഥന്മാരുടെ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തങ്ങളുടെ വ്യത്യസ്ത വശങ്ങളും അദ്ദേഹം അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്
ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹം വളരെ മനോഹരമായി ഒരു പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നു
ഇന്ത്യൻ മ്യൂസിക് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഏകദേശം 760 ചിത്രങ്ങൾ ഉണ്ട്
ഇതിൽ ഭൂരിഭാഗവും അദ്ദേഹം തന്നെ എടുത്തതാണ്
മറ്റുരാജ്യങ്ങളിൽ ഇന്ത്യൻസംസ്കാരത്തോടുള്ള അഭിനിവേശവും താൽപര്യവും ആനന്ദദായകമാണ്
സുഹൃത്തുക്കളെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമുക്ക് അഭിമാനം നിറയ്ക്കാൻ പോകുന്ന മറ്റൊരു വാർത്ത വന്നു
കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള സംഗീതോപകരണങ്ങളുടെ കയറ്റുമതി മൂന്നര മടങ്ങ് വർധിച്ചുവെന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും
ഇലക്ട്രിക്കൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെക്കുറിച്ച് പറയുമ്പോൾ അവയുടെ കയറ്റുമതി 60 മടങ്ങ് വർദ്ധിച്ചു
ലോകമെമ്പാടും ഭാരതീയ സംസ്കാരത്തോടും സംഗീതത്തോടുമുള്ള ആവേശം വർധിച്ചുവരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്
യുഎസ്എ ജർമ്മനി ഫ്രാൻസ് ജപ്പാൻ യുകെ തുടങ്ങിയ വികസിത രാജ്യങ്ങളാണ് ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്
സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും കലയുടെയും സമ്പന്നമായ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്
സുഹൃത്തുക്കളേ നിതി ശതകത്തിലൂടെ മഹാനായ ഋഷികവി ഭർതൃഹരിയെ നമുക്കെല്ലാവർക്കും അറിയാം
കല സംഗീതം സാഹിത്യം എന്നിവയോടുള്ള നമ്മുടെ അടുപ്പമാണ് മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ സ്വത്വമെന്ന് അദ്ദേഹം ഒരു ശ്ലോകത്തിൽ പറയുന്നു
വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം അതിനെ മാനവികതയ്ക്ക് അപ്പുറം ദൈവികതയിലേക്ക് കൊണ്ടുപോകുന്നു
വേദങ്ങളിൽ സാമവേദത്തെ നമ്മുടെ വൈവിധ്യമാർന്ന സംഗീതത്തിന്റെ ഉറവിടം എന്ന് വിളിക്കുന്നു
മാതാവ് സരസ്വതിയുടെ വീണയോ ഭഗവാൻ കൃഷ്ണന്റെ പുല്ലാങ്കുഴലോ ഭോലേനാഥിന്റെ ഡമരു ആകട്ടെ നമ്മുടെ ദേവീദേവന്മാരും സംഗീതത്തിൽ നിന്ന് അകലെയല്ല
നമ്മൾ ഇന്ത്യക്കാർ എല്ലാറ്റിലും സംഗീതം കണ്ടെത്തുന്നു
നദിയുടെ ഓളങ്ങൾ മഴത്തുള്ളികൾ പക്ഷികളുടെ ചിലക്കൽ അല്ലെങ്കിൽ കാറ്റിൽ പ്രതിധ്വനിക്കുന്ന ശബ്ദങ്ങൾ സംഗീതം നമ്മുടെ സംസ്കാരത്തിൽ എല്ലായിടത്തും ഉണ്ട്
ഈ സംഗീതം ശരീരത്തിന് വിശ്രമം നല്കുക മാത്രമല്ല മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു
സംഗീതം നമ്മുടെ സമൂഹത്തെയും ബന്ധിപ്പിക്കുന്നു
ഭാംഗ്രയ്ക്കും ലാവണിക്കും ഉന്മേഷവും സന്തോഷവും ഉണ്ടെങ്കിൽ രബീന്ദ്രസംഗീതം നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നു
രാജ്യത്തുടനീളമുള്ള ഗോത്രവർഗക്കാർക്ക് വ്യത്യസ്തമായ സംഗീത പാരമ്പര്യമുണ്ട്
പരസ്പരം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ അത് നമ്മെ പ്രചോദിപ്പിക്കുന്നു
സുഹൃത്തുക്കളേ നമ്മുടെ സംഗീത രൂപങ്ങൾ നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാക്കുക മാത്രമല്ല ലോക സംഗീതത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുകയും ചെയ്തു
ഇന്ത്യൻ സംഗീതത്തിന്റെ പ്രശസ്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിച്ചു
ഒരു ശബ്ദശകലം കൂടി കേൾപ്പിക്കാം

ഗാനം
വീടിനടുത്തുള്ള ഏതോ ക്ഷേത്രത്തിൽ ഭജന കീർത്തനം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും
എന്നാൽ ഈ ശബ്ദം ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു
19 20 നൂറ്റാണ്ടുകളിൽ ഇവിടെ നിന്ന് ധാരാളം ആളുകൾ ഗയാനയിലേക്ക് പോയി
ഇന്ത്യയുടെ പല പാരമ്പര്യങ്ങളും അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയി
ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കുമ്പോൾ ഗയാനയിലും ഹോളിയുടെ വർണ്ണങ്ങളെക്കുറിച്ചു ഉച്ചത്തിൽ സംസാരിക്കുന്നു
ഹോളിയുടെ നിറങ്ങളുള്ളിടത്ത് ഫഗ്വയുടെ അഥവാ ഫഗുവയുടെ സംഗീതവും ഉണ്ട്
ഗയാനയിലെ ഫഗ്വയിൽ ശ്രീരാമനും കൃഷ്ണനും ഉൾപ്പെടുന്ന വിവാഹഗാനങ്ങൾ ആലപിക്കുന്ന ഒരു പ്രത്യേക പാരമ്പര്യമുണ്ട്
ഈ ഗാനങ്ങളെ ചൌതാൽ എന്നാണ് വിളിക്കുന്നത്
നമ്മുടെ ഇവിടെയുള്ള അതേതരം ഈണത്തിലും ഉയർന്ന പിച്ചിലുമാണ് അവ പാടുന്നത്
ഇത് മാത്രമല്ല ചൌതാൽ മത്സരവും ഗയാനയിൽ നടക്കുന്നു
അതുപോലെ നിരവധി ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കിഴക്കൻ ഉത്തർപ്രദേശ് ബിഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഫിജിയിലേക്ക് പോയി
അവർ പരമ്പരാഗത ഭജൻകീർത്തനങ്ങൾ പാടുമായിരുന്നു പ്രധാനമായും രാമചരിതമാനസിൽ നിന്നുള്ള ഈരടികൾ
ഫിജിയിൽ ഭജൻകീർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി സഭകളും അവർ രൂപീകരിച്ചു
ഇന്നും ഫിജിയിൽ രാമായണ മണ്ഡലികൾ എന്ന പേരിൽ രണ്ടായിരത്തിലധികം ഭജനകീർത്തന മണ്ഡലികളുണ്ട്
ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും അവരെ കാണാം
ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്
ലോകമെമ്പാടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ സംഗീത പ്രേമികളുടെ പട്ടിക വളരെ നീണ്ടതാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യമുള്ള നാടുകളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്നതിൽ നാമെല്ലാവരും എപ്പോഴും അഭിമാനിക്കുന്നു
അതിനാൽ നമ്മുടെ പാരമ്പര്യങ്ങളും പരമ്പരാഗത അറിവുകളും സംരക്ഷിക്കേണ്ടതും അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും കഴിയുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്
നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിലെ ചില സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള പ്രശംസനീയമായ ഒരു ശ്രമം നടത്തുകയാണ്
ഈ പ്രയത്നം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിനാൽ മൻ കി ബാത്ത് ശ്രോതാക്കളുമായി ഇത് പങ്കിടാമെന്നു ഞാൻ കരുതി
സുഹൃത്തുക്കളേ നാഗാലാൻഡിലെ നാഗാ സമൂഹത്തിന്റെ ജീവിതശൈലി അവരുടെ കല സംസ്കാരം സംഗീതം ഇത് എല്ലാവരെയും ആകർഷിക്കുന്നു
നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത്
നാഗാലാൻഡിലെ ജനങ്ങളുടെ ജീവിതവും അവരുടെ കഴിവുകളും സുസ്ഥിരമായ ജീവിതശൈലിയെ മികച്ചതാക്കി മാറ്റുന്ന ഒന്നാണ്
ഈ പാരമ്പര്യങ്ങളും കഴിവുകളും സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിനായി അവിടെയുള്ള ആളുകൾ ഒരു സംഘടന രൂപീകരിച്ചു അതിന്റെ പേര് ലിഡിക്രോയു
ഈ സംഘടന നാഗാസംസ്കൃതിയുടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വിവിധതലങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു
ഉദാഹരണത്തിന് നാഗ നാടോടി സംഗീതം അതിൽ തന്നെ വളരെ സമ്പന്നമായ ഒരു വിഭാഗമാണ്
ഈ സംഘടന നാഗ മ്യൂസിക് ആൽബങ്ങൾ പുറത്തിറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു
ഇതുവരെ അത്തരം മൂന്ന് ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്
നാടോടി സംഗീതവും നാടോടി നൃത്തവുമായി ബന്ധപ്പെട്ട ശിൽപശാലകളും ഇക്കൂട്ടർ സംഘടിപ്പിക്കുന്നു
ഇതിനെല്ലാം യുവാക്കൾക്ക് പരിശീലനവും നൽകുന്നുണ്ട്
ഇത് മാത്രമല്ല പരമ്പരാഗത നാഗാലാൻഡ് ശൈലിയിലുള്ള വസ്ത്ര നിർമ്മാണം തയ്യൽ നെയ്ത്ത് എന്നിവയിലും യുവാക്കൾക്ക് പരിശീലനം നൽകുന്നു
വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ മുളയിൽ നിന്ന് പലതരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു
പുതുതലമുറയിലെ യുവാക്കളെയും മുള ഉൽപന്നങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു
ഇതോടെ ഈ യുവാക്കൾ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെടുക മാത്രമല്ല അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു
ലിഡിക്രോയുവിലെ ആളുകൾ കൂടുതൽ കൂടുതൽ നാഗ നാടോടി സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു അറിയിക്കാനും ശ്രമിക്കുന്നു
സുഹൃത്തുക്കളേ നിങ്ങളുടെ പ്രദേശത്തും അത്തരം സാംസ്കാരിക ശൈലികളും പാരമ്പര്യങ്ങളും ഉണ്ടാകും
നിങ്ങൾക്കും നിങ്ങളുടെ മേഖലകളിൽ അത്തരം ശ്രമങ്ങൾ നടത്താം
എവിടെയെങ്കിലും ഇത്തരം അതുല്യമായ ശ്രമങ്ങൾ നടക്കുന്നതായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ വിവരം എന്നോടും പങ്കുവയ്ക്കണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമ്മുടെ നാട്ടിൽ പറയുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നല്ലേ അതായത് ആരെങ്കിലും വിദ്യ ദാനം ചെയ്യുന്നുവെങ്കിൽ അവൻ സമൂഹത്തിന്റെ താൽപ്പര്യത്തിനായി ഏറ്റവും വലിയ ജോലി ചെയ്യുന്നു
വിദ്യാഭ്യാസരംഗത്ത് ഒരു ചെറിയ വിളക്കിന് പോലും സമൂഹത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയും
ഇന്ന് രാജ്യത്തുടനീളം ഇത്തരം നിരവധി ശ്രമങ്ങൾ നടക്കുന്നുവെന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നു
യുപിയുടെ തലസ്ഥാനമായ ലഖ്നൌവിൽ നിന്ന് 7080 കിലോമീറ്റർ അകലെയുള്ള ഹർദോയിയിലെ ഒരു ഗ്രാമമാണ് ബൻസ
വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം ഉണർത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഗ്രാമത്തിലെ ശ്രീ
ജതിൻ ലളിത് സിംഗിനെക്കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചു
രണ്ട് വർഷം മുമ്പാണ് ശ്രീ
ജതിൻ ഇവിടെ കമ്മ്യൂണിറ്റി ലൈബ്രറി ആൻഡ് റിസോഴ്സ് സെന്റെർ ആരംഭിച്ചത്
ഹിന്ദി ഇംഗ്ലീഷ് സാഹിത്യം കമ്പ്യൂട്ടർ നിയമം നിരവധി സർക്കാർ പരീക്ഷകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 3000ലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിലുണ്ട്
ഈ ഗ്രന്ഥശാലയിൽ കുട്ടികളുടെ ഇഷ്ടങ്ങൾക്ക് പ്രത്യേക പരിഗണന നല്കിയിട്ടുണ്ട്
കോമിക് പുസ്തകങ്ങളോ കളിപ്പാട്ടങ്ങളോ ആകട്ടെ കുട്ടികൾക്ക് അവ വളരെ ഇഷ്ടമാണ്
കളിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് കൊച്ചുകുട്ടികൾ ഇവിടെയെത്തുന്നത്
അത് ഓഫ്ലൈനായാലും ഓൺലൈൻ വിദ്യാഭ്യാസമായാലും 40 ഓളം സന്നദ്ധപ്രവർത്തകർ ഈ കേന്ദ്രത്തിൽ വിദ്യാർത്ഥികളെ നയിക്കുന്ന തിരക്കിലാണ്
ഗ്രാമത്തിലെ 80 ഓളം വിദ്യാർത്ഥികൾ ദിവസവും ഈ ലൈബ്രറിയിൽ പഠിക്കാൻ എത്തുന്നു
സുഹൃത്തുക്കളേ ഝാർഖണ്ഡിലെ ശ്രീ
സഞ്ജയ് കശ്യപും പാവപ്പെട്ട കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുന്നു
വിദ്യാർത്ഥി ജീവിതത്തിൽ ശ്രീ
സഞ്ജയ്ക്ക് നല്ല പുസ്തകങ്ങളുടെ ദൌർലഭ്യം നേരിടേണ്ടി വന്നു
ഇത്തരമൊരു സാഹചര്യത്തിൽ പുസ്തകങ്ങളുടെ അഭാവം മൂലം തന്റെ പ്രദേശത്തെ കുട്ടികളുടെ ഭാവി ഇരുളടയാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു
ഈ ദൌത്യം നിമിത്തം ഇന്ന് ഝാർഖണ്ഡിലെ പല ജില്ലകളിലെയും കുട്ടികൾക്ക് അദ്ദേഹം ഒരു ലൈബ്രറി മാൻ ആയി മാറിയിരിക്കുന്നു
സഞ്ജയ്ക്ക് ജോലി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആദ്യമായി ലൈബ്രറി നിർമ്മിച്ചു
ജോലിക്കിടെ സ്ഥലംമാറ്റം ലഭിച്ചിടത്തെല്ലാം ദരിദ്രരും ആദിവാസികളുമായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ലൈബ്രറി തുറക്കുക എന്ന ദൌത്യത്തിൽ ഏർപ്പെട്ടു
ഇത് ചെയ്യുന്നതിനിടയിൽ ഝാർഖണ്ഡിലെ പല ജില്ലകളിലും അദ്ദേഹം കുട്ടികൾക്കായി ലൈബ്രറികൾ തുറന്നിട്ടുണ്ട്
ഒരു ലൈബ്രറി തുറക്കുക എന്ന അദ്ദേഹത്തിന്റെ ദൌത്യം ഇന്ന് ഒരു സാമൂഹിക പ്രസ്ഥാനത്തിന്റെ രൂപത്തിലാണ്
സഞ്ജയോ ശ്രീ
ജതിനോ ആകട്ടെ അവരുടെ അത്തരം നിരവധി ശ്രമങ്ങൾക്ക് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഗവേഷണത്തിന്റെയും നവീകരണത്തിന്റെയും അത്യാധുനിക സാങ്കേതികവിദ്യയുടെയും ഉപകരണങ്ങളുടെയും സഹായത്തോടെ വൈദ്യശാസ്ത്രരംഗം വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട
എന്നാൽ ചില രോഗങ്ങൾ ഇന്നും നമുക്ക് വലിയ വെല്ലുവിളിയായി തുടരുന്നു
അത്തരത്തിലുള്ള ഒരു രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി ഇത് പ്രധാനമായും ഏത് പ്രായത്തിലും സംഭവിക്കാവുന്ന ഒരു ജനിതക രോഗമാണ്
അതിൽ ശരീരത്തിന്റെ പേശികൾ ദുർബലമാകാൻ തുടങ്ങുന്നു
നിത്യജീവിതത്തിലെ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ രോഗിക്ക് ബുദ്ധിമുട്ടാകുന്നു
ഇത്തരം രോഗികളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും വലിയ സേവനം ആവശ്യമാണ്
ഹിമാചൽ പ്രദേശിലെ സോളനിൽ അത്തരമൊരു കേന്ദ്രമുണ്ട്
ഇത് മസ്കുലർ ഡിസ്ട്രോഫി രോഗികൾക്ക് പ്രതീക്ഷയുടെ പുതിയ കിരണമായി മാറി
ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് മസ്കുലർ ഡിസ്ട്രോഫിയുടെ കീഴിലുള്ള ഈ കേന്ദ്രത്തിന്റെ പേര് മാനവ് മന്ദിർ എന്നാണ്
മാനവ് മന്ദിർ അതിന്റെ പേരിന് അനുസൃതമായി മനുഷ്യസേവനത്തിന്റെ മികച്ച ഉദാഹരണമാണ്
മൂന്ന് നാല് വർഷം മുമ്പാണ് ഇവിടെ രോഗികൾക്കുള്ള ഒപിഡിയും അഡ്മിഷൻ സേവനവും ആരംഭിച്ചത്
50 ഓളം രോഗികൾക്ക് കിടക്കാനുള്ള സൌകര്യവും മാനവ് മന്ദിരത്തിലുണ്ട്
ഫിസിയോതെറാപ്പി ഇലക്ട്രോതെറാപ്പി ജലചികിത്സ എന്നിവയ്ക്കൊപ്പം യോഗപ്രാണായാമം ഇവയുടെയും സഹായത്തോടെ ഇവിടെ ചികിത്സിക്കുന്നു
സുഹൃത്തുക്കളെ എല്ലാത്തരം ഹൈടെക് സൌകര്യങ്ങളിലൂടെയും ഈ കേന്ദ്രം രോഗികളുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു
മസ്കുലർ ഡിസ്ട്രോഫിയുമായി ബന്ധപ്പെട്ട ഒരു വെല്ലുവിളി അതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്
അതുകൊണ്ടാണ് ഈ കേന്ദ്രം ഹിമാചൽ പ്രദേശിൽ മാത്രമല്ല രാജ്യത്തുടനീളം രോഗികൾക്കായി ബോധവത്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്
മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഏറെയും മസ്കുലർ ഡിസ്ട്രോഫി ബാധിതർ തന്നെയാണ് എന്നതാണ്
സാമൂഹിക പ്രവർത്തക ശ്രീമതി
ഊർമ്മിളാ ബാൽദി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് മസ്കുലർ ഡിസ്ട്രോഫി അദ്ധ്യക്ഷ ബഹൻ സഞ്ജന ഗോയൽ കൂടാതെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിപുൽ ഗോയൽ എന്നിവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി കഠിനാധ്വാനം ചെയ്യുന്നു
മാനവ് മന്ദിറിനെ ഒരു ആശുപത്രി ആയും ഗവേഷണ കേന്ദ്രമായും വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്
ഇതോടെ രോഗികൾക്ക് ഇവിടെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കും
ഈ ദിശയിൽ ശ്രമിക്കുന്ന എല്ലാ ആളുകളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു കൂടാതെ മസ്കുലർ ഡിസ്ട്രോഫി നേരിടുന്ന എല്ലാ ആളുകൾക്കും സൌഖ്യം നേരുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്നത്തെ മൻ കി ബാത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് നാട്ടുകാരുടെ സർഗ്ഗാത്മകവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഊർജ്ജത്തിന്റെയും ആവേശത്തിന്റെയും ഉദാഹരണങ്ങളാകുന്നതെങ്ങനെ എന്നതാണ്
ഇന്ന് ഓരോ പൌരനും ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ എല്ലാ തലത്തിലും രാജ്യത്തിന് വേണ്ടി വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു
ഇന്നത്തെ ചർച്ചയിൽ തന്നെ ജി20 പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ലക്ഷ്യത്തിൽ നമ്മുടെ ഒരു നെയ്ത്തുകാരൻ തന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കുകയും അത് നിറവേറ്റാൻ മുന്നോട്ട് വരികയും ചെയ്തു
അതുപോലെ ആരെങ്കിലും പരിസ്ഥിതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു ഒരാൾ വെള്ളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ പലരും വിദ്യാഭ്യാസം വൈദ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യ മുതൽ സംസ്കാരം പാരമ്പര്യങ്ങൾ വരെ അസാധാരണമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു
കാരണം ഇന്ന് നമ്മുടെ ഓരോ പൌരനും അവന്റെഅവളുടെ കടമ മനസ്സിലാക്കുന്നു
ഒരു രാഷ്ട്രത്തിന്റെ പൌരന്മാരിൽ അത്തരം കർത്തവ്യബോധം വരുമ്പോൾ അതിന്റെ സുവർണ്ണ ഭാവി സ്വയമേവ തീരുമാനിക്കപ്പെടുന്നു കൂടാതെ രാജ്യത്തിന്റെ സുവർണ്ണ ഭാവിയിലാണ് നമ്മുടെ എല്ലാവരുടെയും സുവർണ്ണ ഭാവി
രാജ്യവാസികളുടെ പ്രയത്നത്തിന് ഞാൻ ഒരിക്കൽ കൂടി അവരെ അഭിവാദ്യം ചെയ്യുന്നു
അടുത്ത മാസം നാം വീണ്ടും കാണും ഇത്തരം രസകരമായ നിരവധി വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കും
നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും അയയ്ക്കുന്നത് തുടരുക
നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി